ഉം കുറച്ചു വാഹനങ്ങൾ മാത്രമേ പാസ് ചെയ്ത് പോകുന്നുള്ളൂ റോഡിൽ ഒരു റഷ് ആയിട്ട് കാണപ്പെടുന്നില്ല.

ഒരു സൂപ്പർമാർക്കറ്റിലെ ബേക്കറി സെക്ഷൻ ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്.

ഒരുപാട് തരം വെറൈറ്റി ബിസ്ക്കറ്റുകളും മുട്ടായികളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു.

വ്യത്യസ്തതരം പൂക്കൾ അടങ്ങിയ ഒരു ഗാർഡൻ ഫോട്ടോയാണ് ഇതിൽ കാണുന്നത്.

ഓരോന്നിന്റെയും ഡീറ്റെയിൽസുകൾ അതിന്റെ സൈഡ് വശം തന്നെ എഴുതിവെച്ചതായിട്ടും കാണുന്നുണ്ട്.

രണ്ട് സൈഡ് ഭാഗങ്ങളിലായി ഒരുപാട് മരങ്ങൾ നിറഞ്ഞുനിൽക്കുന്നു.

ബേക്കറികളും ചോക്ലേറ്റും ഇതിന്റെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്.

ഒരു കല്യാണ ഫംഗ്ഷൻ്റെ ഫോട്ടോയാണ് ഇതിൽ കാണുന്നത് ഒരുപാട് ആളുകൾ പാ--

ഇത് ഒരു റസ്റ്റോറന്റിന്റെ ഉൾവശത്തു നിന്നുമുള്ള ഫോട്ടോയാണ് .

ഒരു സ്വീറ്റ്സിന്റെ ഷോപ്പിൻ്റെ ഉൾവശമാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരുപാട് വ്യത്യസ്ത തരം ചോക്ലേറ്റുകളും സ്വീറ്റ്സ്കളും നമുക്ക് ഇതിൽ കാണാം.

ഈ കോളേജിന്റെ മുൻവശത്തായി ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു.

അതിന് ചുറ്റും പടർന്ന് കിടക്കുന്ന ചെടികളും മരങ്ങളും തെങ്ങുകളും--

രാവിലെയുള്ള ഫോട്ടോയിൽ ഇതിന്റെ പ്രകൃതി രാമണീയത കൂടുതൽ ഭംഗി ആക്കുന്നു.

ഒരു ഫ്രൂട്ട്സിന്റെ ഷോപ്പിന്റെ മുൻവശത്തു നിന്നും എടുത്ത ഫോട്ടോ ആണ് ഇത്.

പരിപാടികൾ കുട്ടികളുടെ പ്രോഗ്രാമാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന--

വലിയ ആകാശതൊട്ടിലൊക്കെയായി മൂന്നെണ്ണം നമുക്കിതിൽ കാണാം.

ഫാർമസിയുടെ മുൻവശത്ത് നിന്നും എടുത്ത ഫോട്ടോ ആണ് ഇത്.

യാമി ലേഡീസ് ഡ്രസ്സിന്റെ ഷോപ്പിന്റെ ഫ്രണ്ട് വശത്തു നിന്നുമുള്ള ഫോട്ടോയാണിത്.